ആ എന്തൊക്കയാ നൗഫൽ വിശേഷങ്ങളൊക്കെ

ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയാണ് വിളിച്ചത്. നൗഫല് സാദാരണ യാത്രകൾ നല്ല യാത്രകൾ പോകുന്നളാണന്നു കേട്ടിട്ടുണ്ട്

ഈ അടുത്തായിട്ട് നൗഫലെന്തോ ഗവിയിലോ എവിടെക്കൊയോ പോയിരുന്നുന്നൊക്കെ പറയുന്ന കേട്ടു അയിനൊന്നു ഇതു ചെറിയൊരു കൃത്യമായൊരു യാത്ര അനുഭവം പറയു. ആ അത് ഞമ്മള്

പെരുന്തൽമണ്ണെന്നു കെ സാർ ടി സി ബസുണ്ട്

ആ അപ്പൊ അതിലെങ്ങനെ പുറപ്പെട്ടു ഒരു പതിനൊന്നു മണിക്കൊക്കെ പുറപ്പെട്ടാല്

പ്രകൃതി രമണീയമായ ഒരു എ സ്ഥലാണല്ലേ

ആ അപ്പൊ എന്താ നൗഫൽ ആപ്പോൾ യാത്ര ആ ശരിക്കും ആ ആ എന്താ പറയുക അസ്വദിച്ചല്ലേ

ഏകദേശം ഒരു ദിവസം തന്നെ ഉണ്ടാരുന്നുള്ളു. ആയിലുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു പോയിലെ ആ ഗവിന്നുള്ളൊരു സ്ഥലമേത് ഏ ഏ ഏത് ജില്ലയിലാണ് വരുന്നത്

ഏതു ജി ജില്ലയിലാണ് ഏ ഏ ഗവി എന്ന സ്ഥലം ആ എന്താ

യാത്രയൊക്കെ വേ വേറെന്തേലും യാത്ര പോകാനുള്ള വല്ല പ്ലാനിങ് എന്തേലുമൊക്കെ യൊണ്ടോ?

ആ അതിലുമുമ്പ് ഒരു യാത്ര ചെയ്തിരുന്നു മറ്റേ കക്കാടംപൊയ്യിലെന്നു പറയും

നിലമ്പൂര് ഭാഗത്താ കോഴിക്കോടുഭാഗത്തുള്ളവർക്ക് കോഴിക്കോടെന്നും വരം

ഈ മഞ്ചേരി മ മലപ്പുറം ഭാഗത്തുള്ളവർക്കു അങ്ങനെയും വരാം ആ അതും ഈ ഗവി കവിയെ പോലെതന്നെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണെന്ന് കേട്ടുണ്ടല്ലേ അല്ലെ

അതെ ആ ഒരു മയക്കാലത്തൊക്കെ പോണം അപ്പളാണ് അതിന്റെ ഒരു

ആ അത് ശരിയാ നൗഫല് എന്നാണ് പോയത്

ഒന്നുരണ്ടുമാസമയല്ലേ ആണ് ആണ് ആണ് കുടുബത്തോടാണോ പോയത് അതോ ഫ്ര കുട്ടുകാരോടപ്പമാണോ പോയത് എങ്ങനാ പോയത്.

കൂട്ടുകാരോടൊപ്പമാണോ പോയത് അതോ ഫ്ര

ഞാനും ഇതേപോലെ ചെ ചെറുതായിട്ടൊക്കെ യാത്ര ഒക്കെ ആസ്വദിക്കുന്ന ആളാണ്

ആ അപ്പൊ അങ്ങനെ നൗഫലും ഒരുപാടു യ

ആ ലാസ്റ്റായിട്ട് പോയത് ഇതുപോലെ തന്നെ ഇപ്പൊ ഗവിയിലു പോവാനുള്ള ചെറിയൊരു പ്ലാനിങ് ഉണ്ട് കൂട്ടുകാരോടൊപ്പം ഗവിയില് പോവാനുള്ളൊരു പ്ലാനിങ് ഉണ്ട്

ഇനി ആ ലാസ്റ്റായിട്ട് പോയത് കോയ കൊളത്തൂര് ഭാഗത്തു ഒരു ഒരു താഴൊരു കോട്ട എന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ ശരിയ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്

ആ വെള്ളകെട്ടായിട്ടുള്ള ഒരു ആ അത് ഇതേപോലെ ഫുൾ പ്രകൃതി ആണ് അത് ആ പ പറയുവാണെങ്കില് ഒരു പ്ര പ്രകൃതി ആസ്വാദകനാണ് ഞാന് ഒരുപാടു ഈ ബസിലൊക്കെ നല്ല പാട്ടുകളൊക്കെയിട്ട് ചാടി പോവുക അയ് എ ആ അതിലുപരി ന ന നല്ലൊരു ബൈക്ക് യാത്ര ബസാ ബസായാലും കൊയപ്പമില്ല നമ്മടെ പ്രകൃതി ആസ്വദിക്കാൻ ആ അങ്ങനത്തെ ഒരാളാണ് ഞാൻ

അതുകൊണ്ടാണ് പിന്നെ ഇതേ താൽപര്യമുള്ള ആളാണെന്നു മനസിലായതുകൊണ്ടാണ് ഞാൻ നൗഫലിനെ വിളിച്ചത്

ദൂരത്തേക്കോ

ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല

ഇനിയൊരു കാൽനടപ്പ് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നുള്ളത് ഈ യത്രാന്റെ ഒരു സീസൺ ആയിട്ടാണ് എല്ല ഒരു ഒരു കാലായിട്ടാണ് എല്ലാ എല്ലാ എല്ലാരും കണക്കു കൂട്ടുന്നത്.

അ ആ മണലിയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ചെറുതായിട്ട്

ആ ആ എത്ര ഒര് ഒരു ആറായിരം ഏഴായിരം രൂപയ്കൊക്കെ ഇപ്പൊ ഇപ്പൊ ഇപ്പൊ കൊണ്ടുപോകുന്നൊരു ആ ആ ആ ഞാൻ അങ്ങനെ എന്തോ കേട്ടു കേട്ടു എന്തായാലും നല്ലൊരു യാത്രാ അനുഭവം തന്നെയായിരിക്കും പ്രത്യേകിച്ചു മണാലി ആ ഹു അ ആ അവൻ ത ആ നോർത്ത് ഭാഗത്തു വളരെയധികം ആ

അസൂയക്കാൻ മാത്രമുള്ള സ്ഥ ഒരു അതെ പോലെ ഡൽഹി

ഉം വൈവിദ്ത്യമാർന്ന ഒരുപാട് അതെ ഇതുണ്ട് ആസ്വദിക്കാൻ മാത്രമുണ്ട്

ഉം ഉം എന്നിട്ട് വേറെന്തൊക്കെയാണ് നൗഫലേ വിശേഷങ്ങള് നാട്ടിലൊക്കെ എങ്ങനെ നാട്ടിലൊക്കെ അങ്ങനെ ഉഷാറായി പോകണു

ഉം നാടെവിടാണ് നാടെവിടെ കോട്ടക്കലോ

വേങ്ങരയല്ലേ വേങ്ങര ഏത് ഏകദേശം എവിടായിട്ടാണ് വേങ്ങര ചേറൂര് ഭാഗം നമ്മളെ അരയപ്പെട്ട ഏക്കറകുളം ഉണ്ടല്ലോ ആ അതെയതെ ഏക്കറാക്കുളം കേട്ടിട്ടുണ്ട്

എന്നാ ഏതായാലും നൗഫലെ ഞാൻ വീണ്ടും എന്ത എന്ത പിന്നെ വിളിക്കനുട്ടോ